ആരാ മനസിലായില്ല ആരാ

രാവിയോ പറയടാ ആ ഇന്ന് നീയെന്താ വിളിച്ചേ നിനക്കറിയില്ലേ ഇഹെ ആ

എ അത്ര നീയ് അങ്ങനെ വെറുതെ ഒന്നും വിളിക്കയില്ലലോ നീ കുറെയായിട്ട് അങ്ങനെ ചെറിയ കാര്യോന്നുമായാൽ നീ വിളിക്കറെ ഇല്ല എന്നാ എന്താ സംഭവം എന്താ പറ.

ഏത് നീ നിന്റെ നിന്റെ വീടിന്റെ നേരെപ്പുറത്തുള്ള ആടാ നീ എടയ്ക്ക് എടയ്ക്ക് സ്കൂൾ വിട്ടുവരുമ്പോ കാണുന്ന രമണി ചേച്ചി തന്നെ.

അവര് പിന്നെ ഒളിച്ചോടിന്ന പറയുന്നേ കേക്കുന്നെ ഉം ഇന്നലെ രാത്രിവരെ വീട്ടിലുണ്ടായിരുന്നു രാവിലെ ആവുമ്പത്തേക്കും ചേച്ചീനെ കാണുന്നില്ല.

ഇപ്പ ആ എ എ എന്താ സംഭവം എന്താ നാട്ടിലൊക്കെ ഇപ്പൊ എന്താ കഥ പറഞ്ഞുകൊടുക്കലി അതെന്നെ എന്താ സംഭവന്നൂല ഒളിച്ചോട്ടന്നാണ് പറയുന്നേ പക്ഷേങ്കില് അതായതു ഒരാളെ ഇങ്ങനെ കാണാറുണ്ടെന്നു ദിവസം വീട്ടിനു മുമ്പില് ഇങ്ങനെ വരാറുണ്ട് വണ്ടി നിർത്താറുണ്ട്ന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതാരാ എന്താന്നൊന്നും ആർക്കും അറിയില്ല. ഉം ശരിക്കും ഇപ്പൊ ഇവിടെ എന്തായാലും വീട്ടിലില്ല.

ഉം അപ്പൊ ഒന്നാമത് ചേച്ചിയെങ്കിൽ ഞാനുമായിട്ട് എപ്പഴും നല്ല കമ്പനിയാണ്

അങ്ങനെയായിരുന്നു അപ്പോപ്പിന്നെ പെട്ടന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിട്ടില്ലല്ലോ. അങ്ങനെയിരിക്കെ രാവിലെ പിന്നേ ചേച്ചിയുടെ അമ്മ വന്നിട്ട് റൂമു തുറന്നുനോക്കുന്ന സമയത്തു ചേച്ചിയെ കാണുന്നില്ല. വീട് മൊത്തം അരിച്ചു പെറുക്കി അങ്ങനെ വീടൊക്കെ നോക്കീട്ടും കണ്ടിട്ടില്ലാന്നാണ് പറഞ്ഞത്. നാട്ടുകാരൊക്കെ ഫുള്ള് വന്ന് അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തു. പിന്നെ ഞാന് ഇസ്കൂള് വിട്ടുവരുന്ന സമയത്താണ് അറിയുന്നത് ഉം അതുവരെ ഞനറിഞ്ഞില്ല.

പിന്നെ ഞാൻ സാദാരണ വന്നിട്ട് ചേച്ചിയെ കാണാൻ പോകുന്ന രീതിയില് ജെസ്റ് കാണാൻ പോയ് പൊന്നസമയത്തു അമ്മ ഇങ്ങനെ കരച്ചിലായിരുന്നു.

എന്ത് ഒന്ന് ഓ ഓ ചേച്ചിക്ക് മക്കളില്ലാലെ ഇല്ലെന്നുതോന്നല്ലേ?

ചേച്ചിന്റെ ഹസ്ബൻഡ് അന്ന് അങ്ങനെ ഡിവോഴ്സ് ആയതല്ലേ ഉം അപ്പൊ പിന്നെ അതിനുശേഷം പിന്നെ ചേച്ചി കല്യാണം കഴിച്ചതായിട്ടൊന്നും ഇല്ലല്ലോ? പാവം ചേച്ചിയാണ് അപ്പൊ പക്ഷെ അതിനുശേഷം വേറെ ഒരാളെ അങ്ങനെ ഇഷ്ടായിട്ടാണോ എന്താന്നറിയില്ല ഒളിച്ചോട്ടന്നാണ്‌ പറയുന്നത് ഇനിയിപ്പം. വേറെന്തെങ്കിലും സംഭവിച്ചു പോയതാണൊ എന്താണൊന്നും ആർക്കും അറിയില്ലല്ലോ

ആ അത് എന്താ അതെങ്ങനാ ഡിവോഴ്സ് എന്തിനാന്നു. ഡിവോഴ്സ് എന്താന്നുവെച്ചാല് ഭർത്താവു ഭയങ്കര വളരെ കുടിയായിരുന്നു. അപ്പൊ പിന്നെ ചേച്ചിക്കു സഹിക്കാൻ പറ്റുന്നില്ല കുറച്ചൊക്കെ സഹിച്ചു. തുടക്കത്തി തന്നെ ഡിവോഴ്സ് ആക്കി പിന്നെ ഉം നീട്ടികൊണ്ടു പോയിട്ട് കാര്യമില്ലെന്നു കണ്ടെന്നു അങ്ങനെ ഡിവോഴ്സ് ആക്കിയതാണ്.

പക്ഷെ ചേച്ചി എന്നിട്ടും നല്ല രീതിയിലായിരുന്നു ജീവിച്ചത്.വല്യ കൊയപ്പൊന്നും ഉണ്ടയില്ലാ

യായി ആയി നാട്ടുകാര് പറേന്നത് കേക്ക് കേൾക്കുവാനെ നിക്കരുത് കാരണം എന്താന്നറിയോഎന്നിട്ട് ഈ നാട്ടുകാര് നാട്ടിനടക്കുന്ന പകുതി സഭവങ്ങളും വെറുതെ

അവരെങ്ങാ ഇറങ്ങിപ്പോയ നാട്ടുകാര് പറയും ആ അപ്പുറത്തെ രണ്ടു ആ ചെക്കനും പിന്നൊരു ലൈനായിരുന്നു അവര് ഒളിച്ചോടിപ്പോയതാണ്. നാട്ടുകാര് വെറുതേ കഥയുണ്ടാക്കാൻ ഭയങ്കര ഉശാറാന്ന്

ഇപ്പൊ ഇപ്പൊ നിലവിലെ എന്തു എന്തെല്ലാം കഥകളാണ് ആടേ ആ തേ വ്യാപകമായിട്ട് പറയപെടുന്നുള്ളെ

ഒളിച്ചോട്ടന്നല്ലാതെ വേറെന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല ഭൂരിഭാഗം നാട്ടുകാരും ഇതുപോലത്തെ ആൾക്കാരാണല്ലോസ്വഭാവികമായിട്ടും അതുപോലത്തെ വർത്തകളാണല്ലോ പരക്കുവ നല്ല വാർത്തകളൊന്നും അത്ര പെട്ടന്ന് പരന്നു പിടിക്കൂലല്ലോ?

ഓ ഓ ഓ അങ്ങനെയൊക്കയാണ് പറയുന്നത്. എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്

പിന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ പിന്നെ പോലീസ് അന്വേഷിചോണ്ടിരിക്കുന്നുണ്ട്. കേസെടുത്തിട്ടുണ്ട്. ആ എനിക്ക് തോന്നുന്നതു വെച്ചാല് എ ചേച്ചി അങ്ങനെ ഒളിച്ചോടണ്ടേ ആവശ്യമില്ലല്ലോ അമ്മയോട് പറഞ്ഞ

ആൾക്കാര് പറയുന്നത് അത് അന്യമതസ്ഥകനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കരണങ്ങളൊക്കെയാണ് പറയുന്നത് എന്താണന്ന് അറിയില്ല നാട്ടുകാരെ വാർത്താനല്ലേ നമുക്കിതൊന്നും കാര്യാക്കി എടുക്കാനും പറ്റില്ലാന്നേ

ഉം എനിക്ക് ഒളിച്ചോട്ടതോടെ യാതൊരു താല്പര്യമില്ലാട്ടോ ചേച്ചി അങ്ങനെ ഒളിച്ചോടിന്നു പറയാൻ എനിക്ക് തീരെ താല്പര്യമില്ല

നമ്മുടെ ക്ലാസ്സിലെ ആ ആ ആ മിനിഞ്ഞാന്ന് ഏ വിഷു പറയുന്ന കേട്ടിട്ടില്ലേ ഓ ഓന് ഒരു പെണ്ണിനെ പ്രേമിക്കുവാന്നു അപ്പൊ പെണ്ണിനെ വീട്ടുകാര് സമ്മദിച്ചില്ലങ്കിൽ ഒളിച്ചോടുമെന്ന്.

ഏതായാലും നടക്കട്ടെ എന്താ പറയാ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർഥിക്കാം അത്രതന്നെ പറയാനുള്ളു.

ആ ആഡാ ശരിഡാ ഓക്കേ എനക്ക് ചെറിയൊരു തിരക്കുണ്ട് ഞാൻ പിന്നെ വിളിച്ചോളാം.